ആഹ് അതെ അതെ പിന്നെ പറയ്

സിനിമയില്ലെ ജിന്നാ ആഹ് ജിന്ന് ജിന്ന് ആ സൗബിന്റെ ജിന്ന് കാണാൻ പോണം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

അഹ് ച ചാർളി മറ്റെ ഏത് ദുൽഖർ സൽമാന്റേഡ്ത് അല്ല അത് ഇഷ്ട്ടന്നെയാന്ന് പക്ഷെ ആ ഒരു തമിഴ് ആന്നോ കന്നഡ ആന്നോന്ന് അറീല്ല മറ്റേത് dog ൻത് വെര്ന്നില്ലേ ഒര് dog main ആയിറ്റ്‌ മനസ്സിലായി മനസ്സിലായി ഒര് കന്നഡയോ തെലുങ്കാറ്റാന്ന് തോന്നിന്ന് അത് അതെന്ന് തോന്ന് അതെന്ന് തോന്ന് അത് രണ്ടായിരത്തിഇരുപത്രണ്ടറിൽ ഇറങ്ങിയതാന്ന് അത് ഭയങ്കര

ആഹ് അത് ഏച്ചി അത് കണ്ടിറ്റ്ലാ ഇല്ല ഞാനത് കണ്ടിറ്റ്ലാ അത് കാണാൻ വേണ്ടി പോയി നമ്മള് മൂന്നാളുടി പോയതാണ് അപ്പക്കയിന്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

ആഹ് ചാർളി കാണണ്ട തന്നെയെനു കാരണം അത് നല്ല രീതില് ഇപ്പോം ഓരോ മൃഗങ്ങളെല്ലാം സ്നേഹിക്കുന്നവരിക്ക് വയങ്കരെറ്റ് കരഞ് പോവും ആ സിനിമ കണ്ടാൽ അത്രക്കും

ആഹ് എനക്ക് ഭയങ്കര ഇഷ്ട്ടന്ന് ഇത്പോ നയിനേം പൂച്ചേനേം എല്ലാം ഭയങ്കരഇഷ്ട്ട

ആഹ് അതേനക്ക് അത്കൊണ്ടന്നെ എനക് ചാർളി ഭയങ്കര ഇഷ്ട്ടായിന് കാരണം അവര്ക്ക് അത് എഡ്‌ന്നോ കിട്ടിറ്റ് അത് ഇങ്ങനെ അ

പിന്ന വേറേത് സിനിമയ കണ്ടിറ്റ്ണ്ടായെ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

ആഹ് കഥാപാത്രങ്ങളാണ് ഏച്ചിക് ആരെയാ ഇഷ്ട്ടായെ എനക്കത്തില് ഏറ്റോം ഇഷ്ട്ടപെട്ട കഥാപാത്രം Neirobi അതാന്ന്

ഇല്ല അങ്ങനെ ഇല്ല അതല്ല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 ആഹ് cartoon എല്ലോ ഇഷ്ട്ടാന്ന് cartoon ഇപ്പൊ അന്റെ വീട്ടിന്റെടുത് ഒര് കുഞ്ഞ് വിരലിന്റെ ആ കുഞ്ഞിന്റെടുക്ക ഞാൻ രാത്രി ഇരുന്ന് cartoon കാണും ഇപ്പത്തെ cartoon ഒന്നും നമുക്കറിയില്ലപ്പാ കൊറേ എന്തെല്ലോ പുതിയതെല്ലോം വന്നിറ്റ്ണ്ട് അതൊന്നും വെല്യ പാങ് ആയിറ്റ് തോന്നുന്നില്ല എന്നാലും രസോണ്ടേ

പഴയെ cartoon എല്ലോല്ലേ അതെല്ലാം നല്ലരസാന്ന്

ടിന്റുമോൻ ടിന്റുമോൻ കോ ഇങ്ങനെ full ചിരിച് വീക നമ്ക്

പിന്നാ നിനക്ക് ഗാനമേളല്ലോ ഇഷ്ട്ടല്ലേ

ആ അതെ നാട്ടില് ഇണ്ടായിട്ടില്ലേ ദൃശ്യേന്റെ ഒര് പരിപാടി ഇണ്ടായിറ്റിലെ വിധു പ്രതാബും സിതാരെല്ലാം വന്നെ ഒര് അതിന് നീ വന്നിറ്റി ണ്ടായില്ല ഇല്ല അതിന് വരാൻ പറ്റിറ്റില അന്ന് വേറെ പരിപാടിക്ക് പോവാനിണ്ടായിനെ എന്നിറ്റ് വിധു പ്രതാബിനേം സിത്താരനേം എല്ലാം കാണാനെന്ന് ഭയങ്കര ആഗ്രഹിൻഡായി കാരണം ബേക്കൽ കോട്ടേല് അവര് വന്നിറ്റിണ്ടായി ഒര് fest ന്

ആഹ് അവിടെ വന്നിറ്റിണ്ടായിന് ഈ രണ്ട് മൂന്നാഴ്ച മുന്നെയാന്ന് തോന്നിന്ന് അപ്പൊ പോവാന്ന് വിചാരിച്ചിറ്റ് പിന്നാ ticket കിട്ടായിറ്റ് പോവാണ്ട് നിന്നെയെന്ന് രാത്രിക്ക് എന്നിറ്റ് ഇതിന് ആ ഇതിന് വേരാന്ന് വിചാരിച്ചിറ്റ് നിക്കുമ്പാന്ന് എൻ്റെ friend ന്ടെ dance ന്ടെ പരിപാടി ഇണ്ടായിന് പള്ളില് christmas ന് ഇണ്ടായതാണ് അത് മാറ്റിവെച്ചു അപ്പൊ മാർപ്പാപ്പയോ ആരോ മരിച്ചിന്ന് പറഞ്ഞിറ്റ് മാറ്റിവെച്ചു അപ്പൊ അത് കാണാൻ വേണ്ടീറ്റ് പോയി അത്കൊണ്ട് വിധുപ്രതാപിന്റെനൊന്നും വേരാൻ പറ്റിറ്റ്ല കാരണം എനക് ഭയങ്കര ഇഷ്ട്ടൊണ്ട് അത് കാണാൻ വേണ്ടിറ്റ് പക്ഷെ വരാൻ പറ്റിറ്റ്ല ഞാൻ പോയിറ്റിണ്ടായിനി ഞാനും ഏട്ടനും കൂടി നല്ല പരിപാടിയാരുന്നു കൊറെ ആളിണ്ടായിനി ആ ground പയ്യന്നൂര് school ന്ടെ ground ലല്ലേ ഇണ്ടയെ

ആ ground നെറഞ്ഞിന് ആള്ക്കാറയിറ്റ്

മ് പയേ പട്ടേലോ എൻക്ക് പയേ പാട്ടിനോട് എനക് താല്പര്യയുണ്ട് പഷേ എനക് എന്നാലും സിത്താരല്ലോ ഇപ്പൊ കൊറ പുതിയ പുതിയ പാട്ട്കള് പടന്നിണ്ടല്ല അതെല്ലാ എനക് ഭയങ്കര കാര്യന്ന്

കൊർച് മെ അങ്ങനെ പാടിറ്റിണ്ടായിനി

എങ്ങനെയാന്ന് ഒഴിവ് സമയെല്ലന്ന പരിപാടി വീട്ടിലിരിന്നിറ്റ് വീട്ടിലിരിന്നിറ്റന്നെ ഈ phone ലിങ്ങനെ cinema കാണും series കാണും

ഇല്ലില്ല വെല്ങ്ങനൊന്നും അറീല്ല എന്നാലും ഇങ്ങനെ വരക്കും വേറെ പണിയൊന്നുല്ലല്ല പിന്ന book വായിക്കലിൻഡ് കോർചെല്ലോം

ആഹ് അതെല്ലെനക്ക് ഭയങ്കര ഇഷ്ട്ടന്ന് ഇങ്ങക്ക് പുതിയ പാട്ടോ ഇഷ്ട്ടം പഴയേ പാട്ടോ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 അയിലെ പാട്ടും എല്ലാം കാണുമ്പോ ഒന്ന് ഇങ്ങനെ വേലു താവണ്ടായിരുന്നുന്ന് ഒക്കെ തോന്നിപോവലിണ്ട്

ആഹ് അങ്ങനെ ഇഷ്ട്ടന്ന് പിന്നാന്ന് വെച്ചാല് ചിത്രം വരക്കാനൊന്നും അറീല്ല ആകെ ആ മലേം പുഴയും വരക്കനെ അറിയുള്ളു

പിന്നെ ഡാ ആഹ് നിർത്തം ഇഷ്ട്ടാണ് അത്കൊണ്ട് അതിങ്ങനെ കളിക്കും college ലിൻഡായ സമയത്തെല്ലാം ഞാൻ കളിച്ചിറ്റിണ്ടായിനി പിന്ന നാട്ടില് പരിപാടിയെല്ലാം ഇണ്ടാവുമ്പോ കളിക്കും

അത്കൊണ്ട് അങ്ങനെ സമയം പോകും പിന്നെ വീട്ടിൻഡടുത്ത് കൊർച് പിള്ളറെലിണ്ട്

വീട്ടില് ഏച്ചിന്റെ മോളിണ്ട് ചെറിയെ മൂന്ന് വയസ്സിള്ള കുഞ്ഞി ഇണ്ട് കുഞ്ഞിൻടോപ്പരം എല്ലൊം കളിക്കും അതയല്ലേ ആഹ് കുഞ്ഞിക്കും അത് നല്ല ഒര്

അതെ അതെ എനക്ക് dance അങ്ങനെ അറിയോന്നുല്ല എന്നാലിപ്പോ college പരിപാടിക്കേല്ലോ ഇങ്ങനെ stage മ്മെ കേറി തുള്ളലിൻഡ് വേറെ പരിപ പണിയൊന്നുല്ലലോ college ഇൽ ആവുമ്പൊ നമുക്ക് എന്തും കളിക്കാലോ

ആ ഞാൻ അവിടെ ഒരിക്കെ ഞാൻ കളിച്ചിറ്റിണ്ടായിനി പിന്നെ എപ്പോ തായെന്ന് കളിക്കല കാരണം മീത്തെ കേരി കളിച്ച പിന്നെ നമുക്ക് തായെന്ന് ഒന്നും കാണാനാവൂ ഈ ടെ മറ്റേ അയിന്റെ ഒരുക്കങ്ങളും മറ്റേ ആട പോവല് ഈട പോവല് എല്ലാരും പിടിച് ഇങ്ങനെ dance കളിച് കയ്യുമ്പൾത്തേക്കന്നെ നമ്മ ഒര് side ആവും പഷേ പഷേ നമുക്ക് ഇപ്പൊ ആദ്യം തന്നെ ഇവര് കളിക്കുന്ന കണ്ട് കളിക്കുന്ന കാണുമ്പോ ഒരാവേശാന്ന് അത്കൊണ്ട് പിന്നെ തായെന്നാണ് full ഒരേ dance എന്നെ കൊറേ ആളെല്ലാം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 ആഹ് അതെ അതെ അതെ എന്നിറ്റും കൊറേ ആളെല്ലാം ഇങ്ങനെ ആട ചെ ഇങ്ങനെ കസേരമേന്നെ auditorium ന്റുള്ളിൽ കസേരമേന്നെ കാണി ഇരിക്കുന്നെ കാണുമ്പോ ഇത്പോ

ആഹ് എന്ത് പിള്ളറാ ഇങ്ങനെല്ലാം ആവാവ ഒര് ഇതെല്ലം വേണ്ടേ college ആവുമ്പൊ അത് അതിന്റെതായ രീതില് ആഘോഷിക്കണ്ടേ നമ്മ പിന്നാ ആര കാണി ആരാ കാണിക്കാന് മ്മ ഇങ്ങനെ നമ്മ നല്ല കുട്ടികള് ആ പറയുന്നപോലെയാ ആട ഇരിക്കുന്നുണ്ടാവുവാ അയിന്റെ ആവശ്യില്ലലോ നമ്മ full അരങ്ങാക്കുവാ നല്ല രീതില് enjoy ആക്കി പോണല്ലോ അതല്ലേ സന്തോഷം

മൂന്ന് പയ്യന്നൂർ college ല് മൂന്ന് കൊല്ലാന് എൻറെല്ലാം ജീവിതത്തില് ഏറ്റവും നല്ല മൂന്ന് വർഷം ന്ന് പറയാനില്ലത്

പയ്യന്നൂർ college ല് പഠിക്കുന്ന സമയത്തെന്നെ ഇങ്ങനെ class ലൊന്നും കേറാണ്ട് cinema ക്കെല്ലം പോയിറ്റിണ്ട് അങ്ങനെ ഒരിക്ക ഏത് കടുവക്ക ഏതിനോ പോയിറ്റ് ഒരുമാതിരി വേണ്ടായിരുന്നു ന്ന് തോന്നിപ്പോയി കാരണം പഴെയ type പൃഥ്വിരാജല്ലവുമ്പോ നമുക്ക് കൊറേ ആ ഇങ്ങനെ ഇപ്പൊ പൃഥ്വിരാജെല്ലൊം കത്തിക്കേറി നിക്കുന്ന സമയല്ലേ അപ്പൊ പിന്നാ നമ്മ വിചാരിച് നല്ല സിനിമയാരിക്കും super ആരിക്കുന്നെല്ലാം വിചാരിച് പോവുമ്പളത്തേക്ക് പയേ type ഇങ്ങന ആറാംതമ്പുരാനെല്ല അയിന്റെല്ലാംആ ഒര് type ഇല്ലെ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

അങ്ങനെ ആന്ന് ബാക്കിയെല്ലാം നല്ല ഇഷ്ട്ടായിന് പ എന്നാലും കടുവ വേണ്ടായിരുന്നു ന്ന് തോന്നിപോയിറ്റു അങ്ങന എന്ന പിന്നാ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

ആഹ് okay okay ആയി

ആ bye ശെരിയെന്ന hello നമസ്‌കാരം ഞാൻ ഇന്ന് ഇവിടെ വായിക്കുന്നത് പ്രകൃതിസൗന്ദര്യത്തെ കുറിച്ചാണ് പ്രകൃതിസൗന്ദര്യത്താൽ നിറഞ്ഞുനിൽക്കുന്ന നാടാണ് നമ്മുടെ കേരളം വാരിവരിയായിനിൽകുന്ന മലനിരകളും പച്ചപട്ടുവിരിച്ചകുന്നുകളും പുൽമേടുകളും അവക്കുമുകളിൽ പഞ്ഞികെട്ടുകൾപോലെ നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ തലയുയർത്തിനിൽകുന്ന വന്മരങ്ങളും അവക്കിടയിൽ കൊച്ചു സസ്യങ്ങളും നിറഞ്ഞുവല്യ കാടുകൾ ആനയും മാനും പുലിയുമെല്ലാം സ്വതന്ത്രമായി നിലനിൽക്കുന്നുണ്ടിവിടെ മൂളിപ്പാട്ടുംപാടി ഒഴുകുന്ന കാട്ടാറുകളും അരുവികളും അവിടെയിവിടെയായി കാണാം പലവർണ്ണകുടകൾ നിവർത്തിയതുപോലെ പൊയ്കകളിൽ നിറഞ്ഞുനിൽക്കുന്ന താമരയും ആമ്പലും നാനാവർണ്ണങ്ങൾക്കിടയിലുള്ള ഉടുപ്പിട്ട കിളികൾ മരക്കൊമ്പിലിരുന്ന പാട്ടുകൾപാടുന്നു ചക്കയും മാങ്ങയും പോലെ രുചിയേറിയ ഫലങ്ങൾ നിറഞ്ഞ തോട്ടങ്ങൾ നിറവും മണവും കൊണ്ട് ആരെയുംആകർഷിക്കുന്ന പൂക്കൾഒരുകിയ പൂന്തോട്ടങ്ങൾ വർണ്ണകതിരണിഞ്ഞ നെൽപ്പാടങ്ങൾ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 തെങ്ങ് കുരുമുളക് ഏലം നെല്ല് കശുവണ്ടി ഒപ്പം എന്നും ആര്‍ക്കും അനുയോജ്യമായ കാലാവസ്ഥ ഇത്രയും ആയപ്പോള്‍ ലോകത്തിലെ പത്തു സ്വര്‍ഗങ്ങളില്‍ ഒന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം എന്നതില്‍ അത്ഭുതപ്പെടാന്‍ എന്തിരിക്കുന്നു ഓരോ മലയാളിക്കും കേരളം എന്ന് പറയുമ്പോൾ ഒരു പറഞ്ഞു അറിയിക്കാൻ പറ്റാത്ത ഒരു അഭിമാനം തന്നെയാന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അറിയും പെടുന്ന കേരളം പ്രതേകിച്ചു പ്രവാസിയായി കഴിയുന്ന മലയാളികളുടെ മനസ്സിൽ എവിടാ നാട് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം അത് വേറെ ആരോടും പറഞ്ഞു മനസിലാക്കാൻ കഴിയുന്നതിലും അപ്പുറം ആണ് കേരളത്തിൽ നിന്നും ദിവസേനയുള്ള ഉപജീവനത്തിനുവേണ്ടി വന്നു കിടക്കുന്ന പ്രവാസി ആണ് പ്രവാസി എന്ന് അറിയപെടുന്നവരുടെ മനസ്സിൽ മലയാളി എന്ന് പറയുന്നത് ഒരു അഭിമാനം ആണ് നാട്ടിലെ വിശേഷങ്ങൾ phone ലൂടയും വിവരസാങ്കേതിക വിദ്യയായ നമ്മൾ പറയുന്ന social media എന്ന അറിയപ്പെടുന്ന അറിയപെടുന്നതിലൂടെ ആണ് നമ്മുടെ കേരളത്തിന്റെ ഭംഗി അറിയാൻ ഒരു പ്രവാസിയോട് ചോദിച്ചാൽ മതി പച്ചപ്പുകൾ നിറഞ്ഞ കേരം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വന്തം കേരളം പച്ചപ്പൊലിമയോടെ തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ കേരളം ഇന്ന് ഒന്ന് വേറെ തന്നെയാണ് പല ആചാരങ്ങൾ മതങ്ങൾ ആരാധന സ്ഥലങ്ങൾ ഒക്കെ ഒരുമയോടെ പോകുന്ന കേരള നാട് കേരളത്തിന്റെ മാത്രം ആയ ഓണം ഇപ്പോൾ Internationallevel വരെ എത്തിയിരിക്കുന്നു ഏതു രാജ്യത്തു ചെന്നാലും ഓണാഘോഷം നടക്കുന്നു അത് വേറെ ഒരു കാരണം അല്ല ഈ ലോകത്തിന്റ എല്ലാസ്ഥലങ്ങളിലും ഇപ്പോൾ മലയാളികളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് മാത്രം അല്ല കഴിവിൽ മുന്നിൽ നികുന്നതും നമ്മുടെ നാട് ആയ കേരളം തന്നെ ആണ്. നമ്മുടെ മലയാളം എന്ന ഭാഷാ

അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു സുഖം അത് ഇനി ഏതു നല്ല നാട്ടിൽ പോയി എന്ന് പറഞ്ഞാലും കിട്ടില്ല കാരണം സ്നേഹബന്ധങ്ങൾക്കു വില കൊടുക്കുന്നു കേരളത്തിന്റെ tourism ആയിരത്തിതൊള്ളായിരത്തിഎമ്പത്തിആറിൽ Tourism വ്യാവസായിക പദവി ലഭിച്ച കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാപദവി സ്വീകരിച്ചതോടെ Tourism മേഖലയില്‍ വന്‍ കുതിച്ചു ചാട്ടം തന്നെ ഉണ്ടായി എന്നും ഇപ്പോഴും

Beach കളും നിറഞ്ഞ പ്രകൃതി രമണീയതയും ഒരു അനുഗ്രഹീതമായി കൂട്ടത്തില്‍ ആയുര്‍വേദത്തിന്റെ കൈപുണ്യവും മൂന്നാര്‍ വയനാട് നെല്ലിയാമ്പതി വാഗമൺ പൊന്മുടി കൂടാതെ national park കളും വന്യമൃഗ സങ്കേതങ്ങളു tourism പാതയെ വികസിപ്പിക്കാന്‍ കഴിഞ്ഞു

കിഴക്കിന്റെ വെനീസും അറബിക്കടലിന്റെ റാണിയും തിരുവിതാംകൂറിന്റെ ആഡ്യത്വവും ഇവിടെ എത്തുന്ന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 വിനോദ സഞ്ചാരികളെ ആകര്‍ഷിക്കാന്‍ കഥകളി ഓട്ടംതുള്ളല്‍ മോഹിനിയാട്ടം തെയ്യം പടയണി ചാക്യാര്‍കൂത്ത് എന്നിങ്ങനെ തനതു കലാരൂപങ്ങള്‍ ആനകളെ അണി നിരത്തുന്ന പൂരങ്ങള്‍ വ്യത്യസ്തമായ ആചാരങ്ങളും ഐതീഹ്യങ്ങളും നിറഞ്ഞ ഉത്സവങ്ങള്‍ ജലമാര്‍ഗം കെട്ടുവള്ളം വള്ളംകളി എന്നിങ്ങനെ പോകുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തെ കുറിച്ച് പറയാൻ വാക്കുക്കൾ പോരാ വർണ്ണപ്പൊലിമയോടെ പച്ചപ്പൊലിമയോടെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കേരളത്തിന്റെ പൊലിമകൾ ഒക്കെ ഒന്ന് വേറെ തന്നെ ആണ് വികസനപാതയിൽ ഇപ്പോൾ മുൻപോട്ട് പോകുകയാണ് നമ്മുടെ കേരളം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 ആലപ്പുഴയും കുമരകവും വയനാടും മൂന്നാറും വർക്കലയും കോവളവുമെല്ലാം ദൈവത്തിൻറെ സ്വന്തം നാടിനെ സഞ്ചാരികളുടെയും സ്വന്തം നാടാക്കിമാറ്റുന്നു കേരളത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ kilo കണക്കിന് കായവർത്തതുമായി മാത്രമേ വരാൻ നിർവാഹമുള്ളൂ അത് കാത്തിരിക്കുന്ന ഒരുപറ്റം ആളുകൾ ചുറ്റുമുണ്ടാവുകയും

പൊള്ളിച്ച കരിമീനും നൈമീൻ വറുത്തതും എല്ലാം കേരളത്തിൻറെ മാത്രം രുചികൂട്ടങ്ങൾ ആണ് അന്യ ദേശക്കാരായ ഏർ ഭക്ഷണ പ്രിയരേ കേരളത്തിലേക്കു ആകർഷിക്കുന്നമറ്റൊരുഘടകം ഈ രുചിബെദങ്ങൾ തന്നെ അതുപോലെ നമ്മുടെ കഥകളി കേരളത്തിന്റെ തനതയായ ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ടങ്കിലും കഥകളിയോളം ആളുകളെ ആകർഷിക്കുന്ന മറ്റൊരു കലാരൂപം ഉണ്ടെന്നുതോന്നുന്നില്ല ആദ്യമായി കേരളം സന്ദർശിക്കുന്ന പലരും കഥകളി കാണണം എന്നു ആവിശ്യപ്പെടാറുണ്ട് കഥകളികണ്ടില്ലെങ്കിലും ഒരു കഥകളിരൂപത്തിൻറെ ശിൽപ ശിൽപമെങ്കിലും വാങ്ങിയേ പലരും മടങ്ങാറുള്ളു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 ഇതുപോലെ കേരളീയരെ ഈ വേഷത്തിൽ കാണുന്നതും അവർക്കു വളരെ ഇഷ്ട്ടം ഴ എന്ന അക്ഷരം ആണ് മറ്റൊരു രസകരമായകാര്യം നാവിന് വഴങ്ങാത്ത ചില അക്ഷരങ്ങളാണ് ഴ അവ നമ്മുടെ ഭാഷയുടെ പ്രത്യേകതയായി കരുതുന്നവരുമുണ്ട് പലരും മലയാളികളുടെ മഴ പഴം എന്നി വാക്കുകൾ ഉച്ചരിച് കേൾക്കാൻ ആവശ്യപ്പെടാറുമുണ്ട്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

തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ കാഴ്ചകളും ഒക്കെ കൊണ്ട് സം സാംബന്നമാണ് കോടമഞ്ഞും കണ്ണെത്താ കണ്ണെത്താദൂരത്തോളം പരന്നുകിടക്കുന്ന തോട്ടങ്ങളും ചിത്രംവരച്ചതുപോലുള്ള ഭൂ പ്രകൃതിയും ഒക്കെ മൂന്നാറിൻറെ മാത്രം പ്രത് പ്രതേകതയാണ് മൂന്നാറിൻറെ സൗന്ദര്യം ഒപ്പിയെടുക്കാതെ ഛായാഗ്രഹങ്ങൾ ഛായാഗ്രഹകാർ മലയാള cinema യിൽ എന്നല്ല Indian cinema യെ cinema യിൽ തന്നെ കാണി എത്ര അധികം cinema shoot കൾ സ്ഥാനമായിട്ടുള്ള ഇടമാണ് മൂന്നാർ. മൂന്നാറിൻറെ സൗ സൗന്ദര്യം വ്യത്യസ്ഥമായി പകർത്തിയ cinema യിൽ ഒന്നാണ് രണ്ടായിരത്തിപന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ Life of pi കപ്പൽ പെട്ട് ഇരുന്നൂറ്റി ഇരുപത്തിഏഴ് ദിവസം ഒരു ബംഗാൾ കടവയോടൊപ്പം

അഞ്ചിരുളി tunnel ഇടുക്കി ജില്ലയിലെ ഏറ്റവും വിസ്മയിക്കുന്ന കാഴ്ചകളിൽ ഒന്നാണ് അഞ്ചിരുളി tunnel ഇടുക്കി dam ൻറെ പിൻഭാഗത്തായി നിലകൊള്ളുന്ന

ആഞ്ഞു കുത്തി മയപെയ്യുമ്പോ നിറഞ്ഞുകവിയുന്ന ഇടുക്കി ഡാ dam ലെ ഈ tunnel വഴിയാണ് ഒഴുക്കിവിടുന്നത് ആയിരത്തിതൊള്ളായിരത്തി എഴുപതിന്നാലിൽ ആരംഭിച്ച tunnel നിർമാണം ആയിരത്തിതൊള്ളായിരത്തി അമ്പതിലാണ് പൂർത്തിയാക്കുന്നത് Thank you hello നമസ്ക്കാരം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ക്രിസ്റ്റിയാനൊ റൊണാൾഡൊയെക്കുറിച്ചാണ്ഒരു പോർച്ചുഗീസ് football ആണ് ക്രിസ്റ്റിയാനൊ റൊണാൾഡോ ഡോസ് സാൻറ്റോസ് അവേറിയോ നിലവിൽ ദേശീയ team നുവേണ്ടിയും കളിക്കുന്ന ഇദ്ദേഹത്തെ ലോകത്തിലെ എക്കാലത്തെയും മികച്ച football കളിക്കാരിൽ ഒരാളെയാ ഒരാളെയാണ് ഒരാളായാണ് കണക്കാക്കുന്നത് TD നാസിയോ എന്ന team ലാണ് റൊണാൾഡോ തൻ്റെ career ആരംഭിച്ചത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇദ്ദേഹം രണ്ട്‌ season കൾക്കു ശേഷം spoting team ലേക്കു മാറി റൊണാൾഡോയുടെ മികച്ച കഴിവുകൾ ശ്രദ്ധിച്ച manchester ൻെറ managerSIR അലക്സൺ ഗുപ്തൻ രണ്ടായിരത്തി പതിമൂന്നിൽ പതിനെട്ട് വയസുള്ള റൊണാൾഡൊയുമായി ലക്ഷ ലക്ഷത്തിനു കരാറിലേർപ്പെട്ടു ആ season ണിൽ തൻ്റെ ആദ്യ club നേട്ടമായ FA cup നേടി രണ്ടായിരത്തിനാലിൽ euro cup ൽ ഇദ്ദേഹം ഉൾപ്പടെ പോർച്ചുഗൽ team രണ്ടാംസ്ഥാനം നേടി രണ്ടായിരത്തി എട്ടിൽ റൊണാൾഡോ തൻ്റെ ആദ്യ USAchampions league നേടി കലാശക്തികൾ കലാശക്കളിയിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹമായിരുന്നു അതേവർഷം റൊണാൾഡോ FIFA world player of the year ആയും viproworld player of the year ആയും തിരഞ്ഞെടുക്കപ്പെട്ടു കൂടെ നാൽപ്പത് വർഷത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നുമുള്ള ആദ്യ violent ജേതാവുമായി രണ്ടായിരത്തി എട്ട് season ണിൽ റൊണാൾഡോയുടെ മികച്ച പ്രകടനത്തിന് ശേഷം ഇതിഹാസ നെതെർലൻഡ് താരം ജോഹൻ ക്രിഫ് റൊണാൽഡോവിനു ജോർജ്ജ് ബ്രെസ്റ്റിനും ഡെന്നിസ് ലോവിനു മുകളിൽ സ്ഥാനം കൊടുത്തു രണ്ടായിരത്തി പതിമൂന്നു വർഷത്തെ violento യോ പുരസ്കാരം കൂടി നേടിയതോടെ football ചരിത്രത്തിൽ പ്രധാന താരങ്ങളിൽ ഒരാളായി രണ്ടായിരത്തി പതിനഞ്ചു രണ്ടായിരത്തി പതിനാറു season റൊണാൾഡോയുടെ career ലെ മികച്ച season ആയി കണക്കാക്കുന്നു ലോകത്തിലെ ഏറ്റവും വിപണപരവും പ്രശസ്ത പരവുമായ